ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് ശരി ഒത്തിരി വർഷായല്ലോ പോയിട്ട് സോനുവിന്റെ അമ്മ ആ അത് ചെറുപ്പത്തിൽ പോയതല്ലേ കൊച്ച് കൊച്ച് ഏർ ആയി കഴിഞ്ഞ അല്ല എന്ത് പറഞ്ഞാലും ഇതുവരേം വന്നിട്ടില്ലല്ലോ ആഹ് പോയിട്ട് അങ്ങനെ അതോണ്ടല്ലേ മോൾ അങ്ങോട്ട് ചെന്നത്

ആഹ് ഉം

ഇപ്പൊ കുഴപ്പൊന്ന് ഇല്ലെന്ന് പറഞ്ഞു ഇന്ന് വിളിച്ചായിരുന്നു ആ എങ്ങനെയൊക്കെ ഇരിക്ക്ന്ന് എന്തോ ഉണ്ട് വിശേഷം ന്നൊക്കെ അറിയാൻ വിളിച്ചു അപ്പം പറഞ്ഞു കുഴപ്പില്ല ജോലിക്ക് പോയെന്ന് പറഞ്ഞു മാളികപ്പുറം മാളികപ്പുറം cinema ഏർ ഏപ്രിൽ പതിനഞ്ചാംതി ഉണ്ടെന്നാണ് TV ക്കകത്ത് കാണിക്കുന്ന്

ഏപ്രിൽ പതിനഞ്ച്‌ ഇതാണല്ലോ അന്ന് വന്നിട്ട് കണ്ടില്ല ഇനിയിതൊന്ന് കാണണം ഉം ഞങ്ങൾ കണ്ടാർന്നു അന്ന് നേരത്ത് വന്നപ്പോ അല്ല ഞാൻ theatre ൽ പോയി കണ്ടതാ ഞാനും ഉണ്ണികുട്ടനു ഞങ്ങൾ എല്ലാം പോയി കണ്ടതാ എന്നാലും ഇതിന്റെ ഇടയ്ക്ക് TV ക്ക് അകത്ത് വന്നപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോ ഞാൻ കരുതി ഇപ്പൊ ഉണ്ടെന്ന് കാണിക്കുന്നു പതിനഞ്ചാന്തി

പിന്നെ പിന്നെന്താ വേറൊന്നില്ല പിന്നെന്നരം നാളെ ഇനി അങ്ങോട്ടാ അല്ല്യോ ആ നാളെ ഒന്നും തീരുമാനപ്പെടുത്തിയില്ല അവന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം corona യൊക്കെ അവിടൊക്കെ corona ഒക്കെ ആയോ അവിടെയൊക്കെ ആ ഇവിട കുഴപ്പൊന്ന് ഇല്ലെന്ന് തോന്നുന്നു മൂന്നാമത്തെ വന്നില്ലേ ഇപ്പം ഉം corona ഒക്കെ പറയുന്ന കേൾക്കും പറയുന്ന കേട്ട് എല്ലാട ആയി ഒരു വിധവൊക്കെ ആയിട്ടുണ്ട് mask ഒക്കെ വെക്കണംന്ന് പറയുന്നെന്ന് ഉം ആ മൂന്നാമത്തത് വന്നൂന്ന് പറയുന്നതൊക്കെ കേട്ട് എന്തോ ആന്ന ദൈവത്തിന് അറിയ

ആ ഇല്ലാതിരിക്കട്ടെ വരാതിരിക്കട്ടെ അയ്യോ ദൈവമേ എന്ത് മാത്രം അറിയ വന്നയിന് എന്ത് മാത്രം അനുഭവിച്ച് ഉം

എല്ലാരും ബുദ്ധിമുട്ടിലാ അന്ന് തൊട്ട് ഇപ്പൊ എല്ലാരും എന്തെല്ലാം പ്രയാസങ്ങൾ വേണ്ടായിരുന്ന് എല്ലാം പ്രശ്നത്തിലാ അല്ല്യോ ലെ

ഏർ എന്തായാലും എനിക്ക് വന്നില്ല corona ആ എല്ലാർക്കും ഇങ്ങനെ ഓരോ പണിയൊക്കെ വന്നപ്പോ വന്ന് കാണും ചിലര് നോക്കാത്തവരുണ്ട് ചിലര് നോക്കിയവരുണ്ട് അന്ന് പോയി കാണ് നമ്മൾ അറിയുന്നില്ലല്ല

അങ്ങനെ നമ്മക്ക് മനസിലാവതില്ല വന്നോ ഇല്ല്യോന്ന്

ചിലവര് ആശുപത്രിയിൽ പോവു ആശുപത്രിയിൽ പോവുന്നവർക്ക് ഏർ ഉം കണ്ടുപിടിക്കും ചിലര് വീട്ടി തന്നെയിരിക്കും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു എന്താ ആയാല് ഈ ഒരു സംഭവായിരുന്നു അതൊക്കെ ഓർക്കാൻ പോലും വയ്യ ഓർക്കണ്ട അതെ അതെ ഉം വിഷുക്കണിയൊക്കെ നിങ്ങൾ ഒരുക്കോ അവിടെ വിഷുക്കണി ഒരുക്കണം ആ ഇപ്രാവശ്യത്തെ വിഷുക്കണിയൊക്കെ ഭയങ്കരം ഗംഭീരമായിരിക്കും ഉം ഇപ്രാവശ്യം ഇവിടെറ്റില് എല്ലാ സാനം മേടിക്കണം ആ എവിടെ കിട്ടുവെന്ന് പറയുന്ന കേട്ട് മുന്നൂറ് രൂപയ്ക്ക്

ഉണ്ണിക്കുട്ടൻ പറഞ്ഞായിരുന്നല്ലോ മുന്നൂറ് രൂപയ്ക്ക് കിട്ടൂന്ന് ഇവിടെ

ആ നളി കഴിഞ്ഞ മാസം ഗോവയ്ക്ക് കൊൺ കൊ എല്ലാം കൂടെ തന്ന നഷ്ടമായിരുന്നു ഒന്നില്ലായിരുന്നു

പൈസ എത്ര രൂപ കൊടുക്കുമ്പോ എത്ര സാനം തരുമെന്ന് പറഞ്ഞു order ചെയ്ത് വീട്ടി കൊണ്ടന്നപ്പോ ഒന്ന് നല്ല ഒന്നു സാനങ്ങളൊന്നും കൊള്ളത്തില്ലായിരുന്നു ഇനി അതുപോലത്തെങ്ങതെ ആണോ എന്തോന്ന് ആയിരിക്കുമാ വടക്കേപ്പുറത്ത് അവിടാന്തോന്ന് വടക്ക് ഏതാണ്ട് ഒരുകടയില് അന്ന് എന്തോ അവൻ പറഞിണ്ടായിരുന്നു അവതായിരുന്നു പറഞ്ഞത് ആ ഏർ ഗോപേഷു ഉമേഷുങ്കുടെ നടത്തിയായിരുന്നു അവിടെ എത്ര പച്ചക്കറിയൊക്കെ കൊണ്ടിട്ടുണ്ട് kit ൽ ഒരേ kit ന് ഇത്ര രൂപാ വെച്ച് തന്നു കഴിഞ്ഞ കൊല്ലം ഇനി ഈ പ്രാവശ്യം എന്തുവാന്ന

ഇപ്രാവശ്യം ആരാണ് കൊണ്ട് വന്നിരിക്കുന്നത് ആഹ് എന്തായി ഏന്തായാലു എനിക്കിതന്നെ മേടിക്കണം മേടിച്ചെല്ലും കണി ഒരുക്കണം നല്ല രീതീയിൽ ഹും പക്ഷെ കുഞ്ഞാട്ടേം ആ കുഞ്ഞാട്ടേടെ ആദ്യത്തെ കണി വിഷുക്കണിയാണോ

രണ്ടാമത്തെ ആണോ ആദ്യത്തെ ആണോ രണ്ടാമത്തെയാണ് തോന്നുന്നു കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ജൂൺ ആയി പിന്നെ ജൂൺ കഴിഞ്ഞു പിന്നെ ഇപ്പൊ രണ്ടാമത് തുടങ്ങി ഇല്ലില്ല അആദ്യത്തെ തോന്നുന്ന് ആന്നോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ ജനിച്ച് പിന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്തംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏർ രണ്ടാം ആദ്യത്തെ ആല്ലേ ഉം ആദ്യത്തത്തെയാന്ന് തോന്നുന്ന് അല്ലല്ലോ ആദ്യത്തെ എങ്ങനെ വരുന്നേ ജൂൺ കഴിഞ്ഞ് ഒരു ജൂൺ കഴിഞ്ഞില്ലേ ആഹ്

പിന്നെ പിന്നെ എന്താ ഉണ്ട് വിശേഷങ്ങൾ

ചൂട് കുഴപ്പില്ല ഓ ഇവിടാ ഭയങ്കരം ചൂട് അയ്യോ എന്ത് ചൂടാ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത ചൂട് ഇങ്ങന അപ്പൊൾ class start ചെയ്‌തിരിക്കുകയാണ്. നമ്മുടെ eighth maths ന്റെ wednesday നടക്കാൻ പോകുന്ന final exam ന്റെ ആദ്യത്തെ നാല് chapter നമ്മളിന്ന് പഠിച്ച് full set ആക്കും okay അപ്പൊ എല്ലാര്ക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ hai hai ഷാക്കി നജുമിന്നിസ നജുമിത്ത ഏർ smiley എല്ലാവർക്കും good morning yes m three മേഹാജിബ് എന്തൊക്കെയാ പേര് അഞ്ജന yes എല്ലാരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാരും full ready ആണോ? yes hello hello hello good morning. yes. yes അപ്പൊ നമ്മുക്ക് ഇനി wednesday ആണ് maths exam

അതിനെക്കാട്ടി important എന്താണ്? നിങ്ങൾ ഈ friends ന് നിങ്ങള് കൊറേ friends ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പത്തു പതിനഞ്ച് friends എങ്കിലും minimum ഇണ്ടാവുഅല്ലോ അല്ലെൽ class mates ഇണ്ടാവുഅല്ലോ അവർക്കൊക്കെ share ചെയ്യാ class ഇപ്പൊ തന്നെ ഞാൻ ദാ രണ്ട് minute നിങ്ങൾക്ക് തരാം okay

beautiful ആയിരുന്നു exam ഞങ്ങൾ അറിഞ്ഞു. അത് eighth ന് nineth നും വരുന്നിണ്ട് dont worry ഇനി പറയട്ടെ നിങ്ങൾ എന്തെയ്യാ വേഗം share എയ്യ രണ്ട് minute ഞാൻ തരാം നിങ്ങള് നിങ്ങൾടെ classmates നെ വിളിച്ചോണ്ട് വെരാ യൂട്യൂബിലെ examiner രെ നാല് chapter revision ഇണ്ട്

free ആയിട്ട് അടിപൊളി ആയിട്ട് a plus കിട്ടാനൊരു solution ഇല്ലേ. നിങ്ങളത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാ ഒരു മടിയും കാണിക്കണ്ട നിങ്ങൾ ഇവിടെ ഓരോ ആൾക്കാരെ കൊണ്ട് വന്നാ നിങ്ങൾക്കെന്നെ അറിയാ അവരെ life മാറും അല്ലെ എട്ടാം class ല് maths ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളോർക്കും equation മനസ്സിലാത്തവർക്കും ഭയങ്കര ഇഷ്ടല്ലാത്തവർ ഉണ്ടാവും maths അവർക്ക് ഇപ്പം നമ്മള് ശെരിയാക്കി കൊടുക്കാം. അല്ലെ ready അല്ലെ? ആ അപ്പൊ നമ്മുക്ക് വേഗം വേഗം എല്ലാർക്കും share ചെയ്തിട്ട് വേഗം കൊണ്ട് വരാ. ആ like button ഒക്കെ അടിക്കാ. എനിക്ക് അറിയാം exam ന്റെ മൂന്ന് ദിവസമാവുമ്പോ അത്ര ചൂടുണ്ടാവുല്ല പക്ഷെ നമ്മുക്ക് ഇന്നെന്നെ തുടങ്ങിയാൽ ഇന്ന് നമ്മൾ നാല് chapter തീർക്കുന്നു നാളെ മാറ്റ് ബാക്കി chapters തീർക്കുന്നു അത് കഴിഞ്ഞാൽ എന്താ മറ്റന്നാൾ tuesday full revision തീർക്കാം full chapters ഒന്നും കൂടി revise എയ്യാം revision is very important. okay? പ്രത്യേകിച്ച് maths ൽ okay. ready ആ yes yes അപ്പം എന്താണ് നമ്മുക്ക് വേണ്ടത്? നമ്മളെല്ലാരും share എയ്‌തോ വേഗം share എയ്ത വേഗം friends നെ കൊണ്ട് വേരാ എന്നിട്ട് നമ്മുക്ക് എന്താണ് full അടിച്ചുപൊളിച്ച് maths അങ് set ആക്ക. okay ready ആ yes അപ്പൊ ഇനി എന്താണ് maths ചൂട് എടുക്കണില്ലേ sir ന്? sir ന് ചൂട് എടുക്കണില്ല കൊഴപ്പില്ല ചൂട് എടുക്കാണേൽ നമ്മുക്ക് ഈ jacket ഒക്കെ എടുത്ത് കളയാം okay. ready? അപ്പം നമ്മുക്ക് തുടങ്ങാം? ready അല്ലെ ആദ്യത്തെ നാല് chapter ന്ന് പറയുമ്പോ വളരെ simple ആ equal triangle, polynomials, equations, and നമ്മള last ആയ identity. ninth ഉണ്ടാവോ രഹ റൈഹാനത് yes nineth ഉണ്ടാവോ nineth ല് ഇണ്ടായത് നമ്മളോറപ്പാണ് nineth ലും maths എടുത്തെറിനെങ്കിൽ dont worrySSLC കാർക്കൊക്കെ ഇണ്ടാവും yes അപ്പോ ready അല്ലെ എല്ലാവരും? എല്ലാവരും ready ആണെങ്കിൽ sir ready share ചെയ്തിട്ടിണ്ടെങ്കിൽ share ചെയ്തുന്ന്‌ chat ല് പറയാ full energy ഓടെ വരാ നമ്മുക്ക് എന്താണ് set ആക്കാം ഈ നാല് chapters okay ഞാൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാ മ് പറ്റുന്ന tricks എല്ലാം പറഞ്ഞു തരാം. നാല് chapter ന്ന് പറഞ്ഞാൽ വളരെ simple ആണ് okay ready okay അപ്പം

eighth and nineth family അത്ര വൽതാക്കണം എന്നിട്ട് വേണം നമ്മൾ twenty k ഇത്ര പെട്ടെന്ന് എത്തിയില്ലേ ബാക്കിയിള്ള മുപ്പതിനായിരം നിങ്ങൾക്ക് ഒപ്പിച്ച് എടുക്കാൻ പറ്റും okay. ready അങ്ങനെ നമ്മുക്ക് തൊടങ്ങാം നമ്മുക്ക് ആദ്യം തൊടങ്ങാനുള്ളത് equal traingles ല്ലേ equal triangles രണ്ട് triangle തരും അത് equal ആണെങ്കിൽ അതിന്റെ അപ്പ്രത് ഇപ്പ്രത് angle അതൊക്കെ simple കാര്യങ്ങളാ കണ്ണ് വച്ച് നോക്കിയ കാര്യങ്ങളെ ഇള്ളു അപ്പൊ നിങ്ങൾക്ക് കൊറേ മൂന്ന് side equal ആവുന്ന triangle ആയിരിക്കൂല്ല

നമ്മൾക്ക് important maths exam ല് നിങ്ങളോട് theory അല്ല ചോദിക്കൽ നിങ്ങളോട് questions ആണ് ചോയിക്ക അപ്പൊ നമ്മുക്ക് sure ആയിട്ട് വരാൻ പോകുന്ന questions ആണ് ഇവിടെ discuss എയ്യാൻ പോകുന്നത്. അപ്പൊ sure ആയിട്ട് നിങ്ങൾക്ക് mark വേണെങ്കിൽ ശ്രദ്ധിച്ചിരിക്ക എന്താ ചെയ്യേണ്ടത് ആ pen ഉം book ഒക്കെ നിങ്ങൾ എടുത്ത് വെക്ക അരുൺ sir എവിടെ ചെയ്യുന്നത് നോക്കി ഇരിക്കുന്നേൻ പകരം അതും ചെയ്യണം അത് പോലെ ഞാൻ ചെയ്യുന്നെനോട് നിങ്ങളു ആ questions ചെയ്യണം. okay അപ്പൊ ready അപ്പൊ നമ്മുക്ക് തുടങ്ങാം equal triangles ല് simple simple simple questions okay അപ്പൊ ഇത് previous year questions ആണ് ഞാൻ focus എയ്യുന്നെ കാരണം എന്താണ് ആ same pattern തന്നെ നിങ്ങൾക്കിനിയും വരും അത് എപ്പൊഴും നിങ്ങൾക്ക് tenth ആണേലും eleventh ആണേലും twelfth ആണേലും nineth ആണേലു eighth ആണേലും എല്ലാ വർഷവും pattern same ആയിരിക്കും. അപ്പൊ നമ്മക്ക് ഈ questions important important questions ആയിരിക്കും okay അപ്പൊ നമ്മുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് okay രണ്ട്‌ വർഷം മുമ്പ് നമ്മൾ ചേട്ടമ്മാരോട് ചോദിച്ച question ആണ് രണ്ടു mark ന് in this figure ഇത് കണ്ടോ ഈ figure കണ്ടോ A B C എന്ന് പറഞ്ഞ ഒരു triangle ഇണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ പറ്റുന്നുണ്ട്. പിന്നെ P Q R ന്ന്‌ പറഞ്ഞ triangle ഉണ്ട് പറയുന്നതെന്താണ് A B is equal to Q R അപ്പോ നോക്ക നമ്മുക്ക് A B ന്റെ അവിടെ ഞാന് കായ് pink colour ല് ഒരു line വരച്ചു A B ന്ന് പറയുമ്പോ ഇതാ ട്ടൊ a b ന്ന് പറയുന്നെ q r ആയിട്ട് എടുക്ക നിങ്ങൾ ഇപ്പൊ diagram കിട്ടുമ്പോ എന്തെയ്യാ A B equal to Q R അപ്പൊ എന്താ ഇവിടെയൊരു line വരക്ക അപ്പം ഇത് രണ്ടും equal ആണെന്ന് മനസ്സിലായി simple ആയല്ലോ ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കെണ്ട പേരൊന്നും A C is equal to P Q. A C എന്ന് പറയുന്നത് എന്താ AC രണ്ടു line വരക്കാ is equal to P Q. P Q ന്ന് പറയുമ്പോ ഇത് രണ്ടു line വരക്കാം അപ്പൊ രണ്ട് side ആണ്. അത് പോലെ അതാ B C is equal to P R. B C ന്ന്‌ പറയുമ്പോ ഞാനാളിതാ മൂന്ന് line വരച്ചു. P R ന്ന്‌ പറയുമ്പോ മൂന്ന് line വരച്ചു. ഇത്രേല്ലേ ഉള്ളു. ഇപ്പൊ നമ്മുക്ക് മനസ്സിലായി ഏത് side ഏതിന് corresponding ആയിട്ട് equal ആണെന്ന് മനസ്സിലായി. ഇനി പേർ ആലോചിക്കണ്ട angle a ന്ന്‌ പറഞ്ഞാൽ എന്താ fifty degree ല്ലേ angle a ന്ന്‌ പറഞ്ഞാൽ fifty sixty അങ്ങനെ ആണേൽ angle c ഒന്ന് ആദ്യം പറഞ്ഞന്നേ നമ്മുക്ക് അത് ആദ്യം കണ്ടു പിടിക്കാ ല്ലേ angle c ന്റെ ആവശ്യം വരോ നമ്മുക്ക് നോക്കാം ആദ്യം വേണ്ടത് angle c ഒന്ന് നിങ്ങൾ എനിക്ക് കണ്ടു പിടിച്ച് തന്നെ angle c എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാ എന്താണ് കിട്ട വേഗം പോരട്ടെ seventy ആണോ one fifty sixty ബാക്കി seventy. very good. angle c ന്ന്‌ പറയാൻ നമ്മുക്ക് എന്തെയ്യാം one eighty degree ഒരു triangle ന്റെ മൂന്ന് angles ഉ add എയ്താ എത്ര കിട്ടും? one eighty കിട്ടും a plus b plus c one eighty കിട്ടണം അപ്പോ എന്താ one eighty degree ഇൽനിന്ന് നമ്മക്ക് ഈ fifty plus sixty കൊറച്ചാൽ പോരെ fifty plus sixty degree കൊറച്ചാൽ എന്ത് കിട്ടും? one eighty degree minus one one zero അപ്പൊ എന്ത് കിട്ടും angle c ന്ന്‌ പറഞ്ഞാൽ seventy degree ഇനി നമ്മുക്ക് ഈ triangles നെ പറ്റി അറിയാത്ത ഒരു കാര്യവുമില്ല എല്ലാം നമ്മുക്ക് അറിയാം ല്ലേ seventy degree ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് angle q കണ്ടു പിടിക്കണം q ന്ന്‌ പറഞ്ഞാൽ ആരാണ്? ദാ ഇവിടെ നോക്കിക്കേ നമ്മളെ മൂന്ന് line ഉള്ളേ ഇത് കണ്ടോ bc ന്റെ opposite എന്താണ്? b c ന്റെ opposite fifty degree ല്ലേ. മൂന്ന് line ഉള്ളേ കണ്ടോ? ഈ b c ക്ക് equal ആയിട്ട് എന്താണ് p r ആണുല്ലേ മൂന്ന് line ഉള്ള opposites ആയിട്ടാണ് fifty degree അപ്പം ഈ മൂന്ന് line ഇനുള്ള opposite എന്താണ്? അതും fifty degree ആയിരിക്കും അപ്പോൾ angle q എത്രയാണ് വേരാ angle q is fifty degree അപ്പം അങ്ങനെ നോക്കാ ഈ b c യും p r are equal അങ്ങനെ ആണെങ്കിൽ അതിന് opposite ആയ angles ആണ് equal ഇണ്ടാവുക b c ന്ന് പറയുമ്പോൾ fifty ആണ് opposite വരുന്നത് and p r പറയുമ്പോ ആ opposite p ആണ് അപ്പൊ q is equal to fifty degree. angle q ന്ന്‌ പറയുമ്പോൾ വളരെ easy fifty degree അങ്ങനെ ആണ് ആലോചിക്കണ്ടത് ട്ടോ ഈ b c ന്റെ opposite ആണ് fifty degree അപ്പൊൾ നോക്ക p r ന്റെ opposite ആണ് fifty degree മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് നിങ്ങള് നോക്കുമ്പോ ആ sir ഇതാണല്ലേ ഏറ്റവും അടുത്ത് വരുന്നത് അങ്ങനെ ഒന്നു അല്ല b c ഉം p r ഉമാണ് equal അതിന്റ opposite ഇള്ള angles equal ആയിരിക്കും. okay? അങ്ങനെ ആണേൽ angle p എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ ഇത് dark blue colour ഉപയോഗിക്കാം angle p ന്ന്‌ പറയുമ്പോൾ ദാ ഇവിടെ വരുന്നത്. എന്തിന്റെ opposite ആണ് single line ല്ലേ നമ്മൾ എന്താ

അപ്പൊ എന്താണ് നമ്മുക്ക് light blue എടുക്കാം എന്താണ് ഇവിടെ? angle p is equal to seventy degree അപ്പൊ ഇവിടെ seventy degree കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്രയാ ഇത് sixty degree വെറുതെ അറിഞ്ഞിരുന്നോ അപ്പം നമ്മളെ ഈ triangle ലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു set ആക്കി. okay ready അല്ലേ simple എല്ലാവര്ക്കും മനസിലാവണം എല്ലാവരും set ആക്കണം. ഇത് previous year ലെ നിങ്ങൾ ഇപ്പോ എന്തെയ്തു രണ്ടു mark ഇനുള്ള sure question ആണ് ഓർത്തു വെച്ചോ okay കിട്ടിയില്ലേ എല്ലാർക്കും? കിട്ടിയൊരൊക്കെ fire emoji അയക്കാ ഒരു doubt ഒരു മടിയും വേണ്ട answer ഒക്കെ ചെയ്താൽ very easy ഇങ്ങനത്തെ question നിങ്ങൾക്ക് first term ഇൽ ചോദിക്കാൻ chance ഇണ്ട് നിങ്ങളെ final exam ൽ ചോയ്ക്കാൻ chance ഇണ്ട് നാളെ അല്ലെ നമ്മൾടെ wednesday ത്തെ exam ന് ചോദിക്കാൻ chance ഇണ്ട് okay ready എല്ലാം മനസ്സിലായല്ലോ എല്ലാ steps ഉ എഴുതിയല്ലോ വളരെ simple രണ്ട്‌ triangle equal ആണ് ന്ന് നമ്മുക്ക് അറിയാം very good

in the figure angle a o b അപ്പോ നോക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ ഈ diagram കാണുമ്പോ പേടിക്കരുത് ട്ടോ ഇത് circle ന്റെ centre ആണ്. circle ന്റെ centre. a o b ന്ന്‌ പറഞ്ഞ angle ഇവിടെ ഉണ്ടോ sixty degree ആണ്. and a b ന്ന്‌ പറയുന്നത് three centi metre. a b ന്ന്‌ പറയുന്നത് three centi metre ഇത് three centi metre താഴെ what is the measurement of angle a ഇനി ഞാൻ ആ triangle ഇതാ മ്മ് ഇവിടെ വരച്ചരാം ഞാൻ ഇവിടെ വരക്കുമ്പോ നിങ്ങൾക്ക് കൊറച്ചൂടി മനസ്സിലാവും ഇനി മനസ്സിലാക്കണ്ടത് ഇത് കണ്ടോ oa ഉം o a ഉം o b ഉം എന്താണ് ന്ന്‌ ഒന്നു പറഞ്ഞേ o a ഉം o b ഉം എന്താണ് circle ലെ centre ന്ന് circle ലേക്ക് വരയ്ക്കുന്ന line നെ നമ്മൾ എന്ത് വിളിക്കും? radius ന്ന്‌ വിളിക്കും very good very good അപ്പോൾ ഈ ചേട്ടനും ഈ ചേട്ടനും equal ആണ്. ഇയാളും ഇയാളും equal ആണ് കാരണം circle ന്ന്‌ centre ന്ന്‌ circle ലേക്ക് വരുമ്പോൾ എല്ലാം equal ആണ്.

രണ്ട്‌ side EQUAL ആണ് ഈ side ഉം ഈ side ഉം equal ആണെങ്കില് അതിന് opposite ആയ angles equal ആയിരിക്കണം. ഈ angle ഉം ഈ angle ഉം equal ആ. മനസിലായോ

ഈ രണ്ട്‌ angle ഉം equal ആ ഈ രണ്ട്‌ angle ഉം equal ആ. ഈ രണ്ട്‌ angle ഉം equal ആ okay ready അങ്ങനെ യാണേൽ നമ്മൾക്ക് ഇതിന് x എന്ന് വിളിച്ചാലോ x എന്ന് വിളിക്കണ്ട ആവശ്യുണ്ടാ a എന്ന് തന്നെ വിളിക്കാം അല്ലെ അപ്പൊ angle a is equal to angle b കാരണം എന്താണ്? കാരണം

ഇത് sixty degree ബാക്കി രണ്ടും equal ആണെങ്കിൽ വേഗം കണ്ടു പിടിച്ചേ നമ്മക്കൊരു triangle ല് എന്താ one eighty degree ഇണ്ടാവും. അപ്പൊ എന്താണ് angle o plus angle a plus angle b മൂന്ന് angle add എയ്യുമ്പോ എനിക്ക് one eight degree കിട്ടണം. അപ്പൊ എന്താ angle o നമ്മക്കറിയാം sixty degree ആണ്. angle a യും angle b യും equal ആയോണ്ട് ഞാൻ എന്താണ് ഇവിടെ two angle a എഴുതാം two angle a രണ്ട് angle a എഴുതാം കാരണം very simple. angle a is equal to angle b. okay? a കണ്ട്‌ പിടിച്ച b കിട്ടും b കണ്ട്‌ പിടിച്ച a കിട്ടും. ഞാൻ substitute ചെയ്ത. അപ്പോ എനിക്കിവിടെ one eighty degree ഇണ്ട് അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താ one eighty degree. sixty ഇങ്ങോട്ട് വരുമ്പോൾ minus sixty ആവും. is equal to two into angle a രണ്ട് angle a ഇണ്ടാവും അങ്ങനെ ആണേൽ എന്താ ഇവിടെ എനിക്ക് one eighty minus sixty one twenty കിട്ടും one twenty ന്ന്‌ പറയുമ്പം രണ്ട് time a ആണ്. ഇനി ഞാൻ എന്തെയ്യുന്നു ഈ two നെ left ലേക്ക് കൊണ്ട് പോയി divide ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് കിട്ടും one twenty divided by two is equal to angle a കാണാൻ പറ്റുന്നില്ലേ എല്ലാവര്ക്കും one twenty divided by a എന്ന ഞാൻ ഒന്ന് പൊക്കിത്തരാം is equal to angle a okay അപ്പൊ എനിക്ക് എന്ത് കിട്ടും? angle a എന്ന് പറയുന്നത് one twenty ന്റെ പകുതി sixty degree അപ്പോൾ angle a sixty ആണെങ്കിൽ angle b ഉം sixty ആ

o a is equal to o b അപ്പോൾ അതിന് opposite ആയ side angle ഉകളും equal ആണ്. okay simple അല്ലെ ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ sixty ആണല്ലേ ഇത് ഈ ചേട്ടൻ sixty ആണ് ഇത് രണ്ടും equal ആണെങ്കിൽ sixty plus a plus b അത് കിട്ടിയല്ലോ അപ്പൊ നമ്മുക്ക് രണ്ട് angle equal ആയോണ്ട് ബാക്കി calculation ചെയ്യുമ്പോൾ വളരെ simple ആയിട്ട് കിട്ടും a is equal to sixty അപ്പൊ നമ്മുക്ക് b is equal to sixty എന്ന് പറയാം കാരണം രണ്ടും equal ആണ്.

മൂന്ന് side ഉം sixty degree ആണ് ല്ലേ മൂന്ന് side ഉം sixty ആണ്. ഇപ്പം നമ്മുക്ക് എന്താ മനസ്സിലായത്? ഇങ്ങനെ o a b ന്ന്‌ പറഞ്ഞ triangle ഇണ്ട് ഇത് നമ്മുക്ക് തന്നത് three centi metre ആണെന്ന്. ഇത് sixty ആണ് ഇത് sixty ആണ് sixty ആണ്. ല്ലേ അപ്പൊ equilateral triangle അല്ലെ equilateral triangle ന്റെ പ്രത്യേകത എന്താണ്? equilateral triangle ലെ എല്ലാ angle ഉം sixty ആണ്. എല്ലാ side ഉം same ആണ്. എല്ലാം side ഉം same ആണ്. okay അപ്പോൾ three three three അപ്പോൾ നമ്മൾ ചോദിച്ച radius എന്താണ്? ഈ triangle അല്ലെങ്കിൽ ഈ circle ന്റെ radius ആണ് o b അല്ലെങ്കിൽ o a അപ്പോൾ radius എന്താണ്? three centi metre okay അപ്പൊ radius എന്താണ്? three centi metre മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നും കൂടി recap എയ്‌തരാം ഒന്നും പേടിക്കേണ്ട അരുൺ sir ഇണ്ട് കൂടെ okay. question ഇല് എങ്ങനെയാണ് തന്നത്? ഇതാ വേഗം ശ്രദ്ധിക്ക എല്ല്ലാവരും ശ്രദ്ധിക്ക അറിയുന്നവർ എന്ത് ചെയ്യാ നിങ്ങളെ rough book ഇലൊന്ന് workout എയ്ത നോക്കാ. അറിയാത്തവർ ശ്രദ്ധിക്ക എന്താണ് നമ്മുക്കൊരു circle തന്നു circle centre o ഇനി തന്നത് എന്താ o a b ന്ന്‌ പറഞ്ഞിട്ടുള്ളൊരു triangle ഇണ്ട് o a b അപ്പൊ നമ്മള് കണ്ണ് തൊറന്ന് നോക്കുമ്പോൾ നമ്മുക്ക് മനസ്സിലാവും o a ഉം o b ഉം ഈ circle ന്റെ radius ആ. circle ന്ന് ആകെ ഒരു radius ഉള്ളു. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട്‌ side ഉം equal ആണ്. okay question ഇൽ വേറെ രണ്ട്‌ കാര്യം തന്നിട്ടുണ്ടായിരുന്നു ഇത് അറുപത് degree ആണ് അയിന്റെ ഈ side മൂന്ന് centi metre ആണ്. okay ഇനി മനസ്സിലാക്കണ്ടത് വളരെ simple ആണ്. o a o b radius ആയോണ്ട് o a is equal to o b ഇനി മനസ്സിലാക്കേണ്ടത് o a o b equal ആയോണ്ട് angle a ഉം angle b ഉം equal ആ o a is equal to o b കാരണം എന്താണ് radius ആയോണ്ട് okay ഇനി എന്താണ് അത് കാരണം നമ്മുക്ക് എഴുതാം എന്താണ് angle a is equal to angle b okay അത് മനസിലായി okay ഇനി നമ്മുക്ക് വേണെങ്കിൽ നിങ്ങൾക്ക് കൊർച് കൂടി simple ആവാൻ വേണ്ടി ഇതിനെ x ന്ന്‌ വിളിക്കാം ഏ? x ന്ന്‌ ഞാൻ വിളിക്കുന്നു ഈ degree നെ ഞാൻ x ന്നു വിളിക്കുന്നു ദെ x ന്നു വിളിക്കുന്നു ഇനി നമ്മക്കറിയാ ഒരു triangle എന്താണ് one eighty ആണ് total ഇണ്ടാവാ angle a plus angle b plus angle o മൂന്ന് angles അറിയാലോ അത് മൂന്നും add എയ്യുമ്പോൾ one twenty one eighty കിട്ടണം one eighty degree ന്ന് പറയുമ്പം angle a നമ്മുക്ക് അറിയാം x ആണ്. angle b ഉം നമ്മക്ക് അറിയാം x ആണ്. പിന്നെ angle o ന്ന് പറയുമ്പോൾ sixty degree ആണ്. അപ്പം നമ്മക്ക് കിട്ടും one eighty degree is equal to x plus x ന്ന് പറയുമ്പോൾ two x plus sixty degree ഈ sixty degree ന്ന്‌ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? one eighty degree minus sixty degree is equal to two x അവിടെത്തന്നെ വെക്കാ ഇനി ഞാൻ നിങ്ങൾക്ക് കൊറച്ചൂടി സ്ഥലം ഇണ്ടാക്കി തരാം ഇത് മേലേക്ക് ആക്കിയിട്ട് അപ്പൊ എന്ത് കിട്ടും ഇവിടെ one twenty degree is equal to two x ഇനി ഇത് simplify എയ്യുമ്പോ എന്ത് കിട്ടും sixty degree ഇത് എന്താ two ഇങ്ങോട്ട് വരുമ്പോൾ one twenty ന്റെ പകുതി sixty is equal to x ഈ x ന്ന് പറയുന്നാൾ ആരാ വളരെ simple. a അല്ലെങ്കിൽ b എന്ന് പറയുന്ന angle ആണ് x. ഇത് കണ്ടോ? ഇവിടെ അപ്പോ എന്ത് കിട്ടി? sixty degree ആണ് കിട്ടി ഇതും sixty degree ആണ്. അപ്പോൾ മൂന്ന് angle ഉം sixty ആയൊരു triangle ൽന്ന് ഒരു പേരിണ്ട്‌ അതിന്റെ വിളിക്കും എന്താണ് എന്താ വിളിക്കാ equilateral triangle ഇപ്പൊ നമ്മുക്ക് click ആയി ഈ side ഉം ഈ side ഉം ഈ side ഉം equal ആ ഈ angle ഉം ഈ angle ഉം ഈ angle ഉം equal ആ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ ഇവിടെ നമ്മളുടെ മൂന്ന് centi metre a b ന്ന് പറഞ്ഞു അങ്ങനാണേൽ ഇതും three centi metre ആണ് ഇതും three centimetre ആണ്. അതൊടെ നമ്മക്ക് പറയാം ഈ circle ലെ radius ആയ o b അല്ലെങ്കിൽ o a is equal to three centi metre ഇതിനേക്കാൾ simple ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുല്ലാ എല്ലാം വളരെ slow ആയിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം workout എയ്ത തന്ന് okay ready എല്ലാരും മനസ്സിലായി yes പിന്നല്ല ready അടിപൊളി okay കിട്ടിയല്ലോ നമ്മുക്ക് അടുത്ത question ലേക്ക് പോകാം ഇത് എത്ര mark question ആയിരുന്നു ഇത് രണ്ട്‌ mark കിട്ടി അപ്പോ നമ്മള് നാല് mark ന് ഒറപ്പായിട്ടുള്ള question പഠിച്ചു okay ready ഒരു hi വേണംന്ന് ശാമിൽ പറയുന്നു ഇതാ hi ശാമിലന്റെ message അറിയാണ്ട് കണ്ടോണ്ട് ഞാൻ hi തരാം അല്ലെങ്കിൽ എല്ലാർക്കും hi പറയാൻ നിന്നാൽ നമ്മുക്ക് സമയം തീരു ട്ടോ അതോണ്ടാണ് നമ്മുക്ക് അടുത്ത question ഇതാ രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ഒരു question ആ in the triangle a b c ac is equal to ആഹ് നമ്മുക്ക് നോക്കാം നമ്മുക്ക് നോക്കാം കണ്ടുപിടിക്കും simple ഞാൻ ഇവിടെ വേറെ വരച്ചരാം ട്ടോ ഇതാണ് നമ്മളെ triangle. okay എന്താണ് പറയുന്നത് a b c ലെ a c ന്ന്‌ പറയുന്ന ചേട്ടന് നാല് centi metre ആ b c ന്ന്‌ പറയുന്നവന് നാല് centi metre ആ c ന്ന്‌ പറയുന്ന angle ആ ഇത് വളരെ simple നമ്മളെ നേരത്തത്തെ question പോലെത്തന്നെ നമ്മളെ നേരത്തത്തെ question നോക്ക ഇവിടെ കണ്ടോ a c ഉം a b c ഉം equal ആണ് a c ഉം b c ഉം equal നാല് നാല് centi metre അപ്പൊ എന്തെയ്യാ നമ്മുക്ക് ഇവിടെ ഇവിടെ നമ്മുക്ക് equal ആന്നുള്ള വര വരക്കാം നമ്മുക്കൊരു single വര വരക്കാം okay അങ്ങനെയാണെങ്കിൽ നിങ്ങള് മനസ്സിലാക്കേണ്ടത് a c ഉം a b ഉം equal ആയോണ്ട് a c ഉം b c ഉം equal ആയോണ്ട് നമ്മുക്ക് പറയാം എന്താ അതിനു opposite ആയ angle ഉകളും equal ആണ്. നേരത്തെ ചെയ്ത same കാര്യം anle a അങ്ങനെയാണ് angle a is equal to angle b, okay ആ രണ്ട് angle ഉകളും equal ആണെന്ന്‌ നമ്മുക്ക് പറയാം okay അപ്പൊ അത് ഞാൻ ഇതാ ഇങ്ങനെ ഒന്ന് വരക്കാം ഈ രണ്ട്‌ angle ഉം equal ആണ്. okay അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെത്തന്നെ വളരെ same answer ആണ് കിട്ടിയത്. ഇതിനെ x ന്ന്‌ കാണിക്കുന്നു ഇതിനെ x എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് നമ്മുക്കൊരു triangle അറിയാം എന്താണ് one eighty degree is equal to a plus b plus c അത് നമ്മുക്ക് അറിയാലോ ഇതിനെ ഞാൻ x ന്നു വിളിക്കുന്നുണ്ടേ അപ്പൊ അങ്ങനെയാണേൽ നമ്മുക്ക് എന്ത് കിട്ടും one eighty degree is equal to two x ല്ലേ നമ്മൾ രണ്ട് x ഉകളുണ്ട് a ഉം b ഉം add എയ്യുമ്പോൾ two x കിട്ടും പിന്നെ ദാ ഈ c ന്ന്‌ പറയുന്ന angle sixty degree കിട്ടും

same same answer ആണ്. വളരെ simple ആണ് okay ready അല്ലെ അപ്പൊ നമ്മുക്ക് എന്താ കിട്ടുന്നത് ചോയ്ച്ചത് ഇതെന്താണ് x sixty degree ആണ് മനസ്സിലായി അപ്പൊ നമ്മക്ക് എന്ത് മനസ്സിലായി നമ്മുക്ക് മനസ്സിലായി ഇത് sixty ആണ്, ഇതും sixty ആണ്. അപ്പൊ ഇതൊരു equilateral triangle ആണ് എന്നാണ് മനസ്സിലായത് ഈ side നാല് ഈ side നാല് എല്ലാ angle ഉം sixty അങ്ങനാണേൽ ഈ side എന്താണ് എന്നാണ് ചോദിക്കുന്നത് ദാ ഈ side എന്തായിരിക്കും ഇത് നാലും ഇത് നാലുമാണ് equilateral triangle ഇതും നാല് cwenti metre ആണ്. അപ്പോൾ a b ന്ന്‌ പറയുന്നത് four centi metre കഴിഞ്ഞ question ന്റെ same logic ആ same logic അല്ലെ yes, very good, ready okay അപ്പം മനസ്സിലായവരൊക്കെ fire emoji ഇതാ കഴിഞ്ഞ question ന്റെ same type ആണ് അപ്പോ ഇങ്ങനത്തെ ഒരു question നിങ്ങൾക്ക് വന്നാല് ഒരു isocelous triangle തരും ആയിൽന്നു നടക്കുള്ള ആണെങ്കിൽ ഒറപ്പിച്ചോ അതൊരു equilateral triangle ആണ് okay workout എയ്താ മതി byheart ഒന്നും ചെയ്യണ്ട workout ചെയ്യാ എപ്പോളും ഓർക്കണ്ടേ ഒരു കാര്യം എന്താ ഒരു triangle ലെ എല്ലാ angles ഉം add എയ്യുമ്പോൾ one eighty degree കിട്ടും okay ഈ side ഉം ഈ side ഉം equal ആണെങ്കിൽ അതിന്റെ opposite ആയ angles ഉം equal ആ okay മനസ്സിലാക്കണ്ട കൊറച്ചു കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഈ രണ്ട് ഈ side ഉം ഈ side ഉം equal ആണെങ്കിൽ അതിന് opposite ആയ ഈ angle ഉം ഈ angle ഉം equal ആണ്. okay അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ? simple simple ആണ്. അങ്ങനെയാണ് നമ്മക്ക് next question ഒന്ന് മെല്ലെ നോക്കിയാലോ next question എന്താണ് നമ്മുക്ക് നോക്കാം ഏർ ദാ ഈ question നോക്കാം okay ഇതെന്താണ് നമുക്കൊന്ന് ബുദ്ധി ഉപയോഗിച്ച്‌ ആലോചിച്ചോക്കാം ബുദ്ധി ഉപയോഗിക്കണേ in the figure angle a is equal to angle c ഞാൻ കൊറച്ചൂടെ വൃത്തിയിൽ ഇത് വരച്ചേര ഞാൻ കൊറച്ചൂടെ തിരിച്ച്‌ വരച്ചേരാം നമുക്കെന്താ തലേം കുത്തിയുള്ള triangle ഒന്നും വേണ്ടാ ല്ലേ തലേം കുത്തനെ ഒന്നും വേണ്ട ഇങ്ങനെ വരച്ചോ ഇതിൽ ഇപ്പൊ നമ്മുക്ക് b ഇവിടെ വരും ഇതിന് one twenty degree പിന്നെ ഏർ c ഇവിടെ a ഇവിടെ okay ഇനി പറയ്ന്നത് b c ന്ന്‌ പറയുന്നത് നാല് centi metre അല്ലെ in the figure b c is equal to four centi metre. b one twenty degree angle a is equal to angle c അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇത് angle a ഉം angle c ഉം equal ആണ്. ട്ടോ. angle a ഉം angle c ഉം equal ആ ഇനി മനസ്സിലാക്കണ്ടത് ഇതെന്താണ് angle a ഉം angle c ഉം equal ആയോണ്ട് കണ്ടോ രണ്ട്‌ angle ആണ് അതിനെന്തു വിളിക്കും?

ഇപ്പം നമ്മള് അതിനെ തിരിച്ച് അല്ലെങ്കിൽ the reverse അല്ലെങ്കിൽ എടുക്കുമ്പോൾ നമ്മള് പറയുന്നു angle കൾ equal ആണെങ്കിൽ അതിന്റെ opposite side ഉകൾ equal അപ്പം side ഉകൾ equal ആണെന്കിൽ അതിന്റെ opposite angle equal ആണ് angle ഉകൾ equal ആണെങ്കിൽ അതിന്റ opposite ആയ side ഉകൾ equal ആ അപ്പം നമ്മുക്ക് ഇത് കിട്ടി ഇനി വേണ്ടത് എന്താണ് a b നമ്മുക്ക് a b ന്റെ length ആണ് b c നമ്മുക്ക് അറിയാം നാല് centi metre ആണ് ന്ന്‌ ല്ലേ അങ്ങനെ ആണ് നമ്മുക്ക് പറയാം a b എന്താണ് നാല് centi metre ആണ് very easy answer കിട്ടി നാല് centi metre. answer എഴുതി വെക്ക് എന്താണ് ഇവിടെ നാല് centi metre എഴുതി വെക്കാം നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവൂല്ല വേറെ colour എടുത്തരാം four centi metre അത് പോലെ ഇതാ angle a ചോദിക്കുന്നു angle a ചോദിക്കുന്നു ഇത് വളരെ simple question ആണ് നമ്മൾടെ triangle total angles add എയ്യാൻ അറിഞ്ഞാ മതി ഇത് നോക്കിക്കേ one twenty degree ആ ഇളേ ഇതാ ഇത് one twenty degree ഇത് നമ്മുക്ക് x ന്ന്‌ എടുക്കാം ഇതും x എടുക്കാം അപ്പം b c x ഇത് രണ്ടും equal ആണ് നമ്മുക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ x ന്ന്‌ എടുക്കുന്ന് ട്ടോ അപ്പോൾ angle a is equal to angle c is equal to ഞാൻ x ന്ന്‌ എടുക്കുന്നു ഇനി one eighty degree ന്നുള്ള triangle ളില് നമ്മുക്ക് angle a നോക്കിക്കേ angle a angle b ഉണ്ട് angle c ഇണ്ട് ല്ലേ അപ്പൊ എത്ര കിട്ടും? x ഇവിടെ കിട്ടും plus one twenty degree കിട്ടും

is equal to two x ഇവിടെ എന്ത് കിട്ടും നമ്മുക്ക് sixty degree കിട്ടുക two x ആയിട്ട് ആപ്പോ രണ്ട് x sixty degree ആണ് അപ്പോൾ എന്താണ് sixty degree divide by two is equal to x അപ്പോൾ നമ്മുക്ക് കിട്ടും x is equal to thirty degree x ന്ന്‌ പറയുമ്പോൾ മുപ്പത് degree അപ്പോൾ നമ്മടെ angle a എന്ന് പറയുന്നയാള് thirty degree ആണ് ഇയാളും thirty degree ആണ് okay എല്ലാ working add okay the sum of all tria the sum of all angles in a interior trinagle ന്ന്‌ പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ simple അല്ലെ നമ്മൾ triangles മിക്ക്യ question ഉം answer എയ്ത കഴിയിന്നിണ്ട്‌ simple question ആണ് ഇത്രയുള്ളു ചെയ്യാൻ ഉള്ളത് ഇത് നമ്മളെ previous year question ആണ് ഏതാ വർഷം two thousand nineteen ല് ചോയിച്ചതാണ് അപ്പൊ നമ്മുക്ക് പറയാം thirty degree എത്രയാ thirty degree ready അല്ലെ എല്ലാരും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ fire emoji ഇടാ അങ്ങനെയാണെങ്കിൽ എന്താണ് എല്ലാർക്കും മനസ്സിലായിന്ന്‌ എനിക്കൊന്ന് മനസ്സിലാവൂ അത്രേ ഉള്ളു സന്തോഷാണ് okay ready okay അപ്പൊ അതും മനസ്സിലായി